വഴിയൊരുങ്ങുന്നത്. ഇത്തരം അത്ഭുത കഥകള്‍ പ്രചരിപ്പിക്കപ്പെടുന്ന അത്ഭുത കഥകള്‍ അല്ലാത്ത ഇത്തരം അത്ഭുതകഥകള്‍ക്ക് പലേ രാജ്യങ്ങളുടെയും തന്നെ സ്ഥാപനത്തില്‍ വല്ല്യ പങ്കുണ്ട്. എസ്റ്റോണിയ എന്ന് പറഞ്ഞൊരു രാജ്യം നമ്മുടെ ഫിൻലാൻഡിന്റെ തൊട്ടടുത്ത രാജ്യമാണ്. അതിൽ പണ്ട്

ഡെന്മാര്‍ക്ക് വന്നിട്ട് പിടിച്ചെടുക്കുവാണ്. ആ പിടിച്ചെടുക്കുന്ന സമയത്തെ യുദ്ധം നടക്കുമ്പോള്‍ അവര് പറയുന്നത് ചന്ദ്രന്റെ ഒരു ച നിറം മാറും ഈ രാത്രിയില്‍. ആ രാത്രി നിറം മാറുന്നതോട് കൂടി ഒരു പതാക ആകാശത്ത് നിന്ന് വീഴും. അ ആ പതാകയില്‍ ഞങ്ങളുടെ പിന്നെ ഇത് ഇവരുടെ കുടി ഉണ്ടായിരിക്കും. danish പതാക ഉണ്ടായിരിക്കും എന്നാ പറയുന്നേ. അത് ഒരു again ഒരു ചന്ദ്രന്‍ വീണ് നിക്കുന്ന സമയമാണ്. കൃത്യമായിട്ട് അറിയാവുന്ന സംഗതിയാണ് ഇപ്പോ ഒരു ഒരു വലിയ പിന്നെ മൂര്‍ച്ചയുള്ള ഒരു വലിയ കമ്പ് ഒരു ഒരറ്റം മൂര്‍ച്ചയുള്ള വലിയ ഒരു കമ്പിന്റെ അറ്റത്ത് ഒരു ഡാനിഷ് പതാക വച്ച് തൊട്ടുമുകളിലുള്ള ഒരു വലിയ അഹ് ഒരു കോട്ടയുടെ മുകളില്‍ നിന്ന് താഴേക്ക് ഒരു ഒരു കൊടി വലിച്ചെറിയുകയാ. അവര് നോക്കുമ്പോള്‍ ചന്ദ്രന്‍ അസ്തമിക്കുന്നു, ചുവന്ന ചന്ദ്രന്‍ വരുന്നു ഇതാ danish കൊടി ആകാശത്ത് നിന്ന് നിപതിച്ച് താഴെ വീണിരിക്കുന്നു. അവിടുത്തെ ജനങ്ങളാകെ ഭയചകിതരായി അവര് ഡെന്മാര്‍ക്കിന്റെ രാഷ്ട്രീയ നേതൃത്വം അംഗീകരിക്കുകയാണ്. അങ്ങനെയാണ് ഈ എസ്റ്റോണിയ danish colony യായിട്ട് മാറുന്നത്. ഇതുപോലെ ഇങ്ങനെ നിരവധി ചരിത്രത്തെ സംഗതികളുണ്ട്. കേരളത്തില്‍ നമുക്ക് പരിചയമുള്ള ഒരു കഥയുണ്ട്. ഇല്ലേ? കൊച്ചു കൊച്ചു തുരുത്തുകളായി കഴിഞ്ഞിരുന്ന കേരളം അങ്ങനെ കരയായി രൂപപ്പെട്ടു വരുന്ന കാലത്താണ് ഈ നമ്മുടെ നമ്പൂതിരിമാരുടെ കുടിയേറ്റം ഉണ്ടാകുന്നത്. അപ്പോ ഉണ്ടാവുന്ന കഥയെന്താണ്? കേരളം ഈ ബ്രാഹ്മണരുടെ സ്ഥാപനത്തിനു വേണ്ടി പരശുരാമന്‍ വന്നിട്ട് മഴു എറിഞ്ഞിട്ട് ഇങ്ങനെ കടലീന്ന് പൊന്തി വന്നതാണ്‌. കടലില്‍ നിന്നും ചെറിയ ചെറിയ തുരുത്തുകള്‍ പൊന്തി വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് പറയുന്നത്. ഈ ഈ myth എത്രയോ നൂറ്റാണ്ടുകള്‍ കേരളത്തിൽ നില നിന്നിരുന്നു. ഇല്ലേ? ഇപ്പോ ഇതുപോലെയുള്ളൊരു ഒരു ഒരു സ്വാധീനം ഈ ജ്യോത്സ്യത്തിന് എക്കാലത്തും ഉണ്ടായിരുന്നതായിട്ട് കാണാം. അപ്പം ഈ പറയുന്ന തരത്തില്‍ നമ്മുടെ ലോകത്തില്‍ തന്നെ പല ഭരണാധികാരികളും ജ്യോത്സ്യത്തില്‍ വിശ്വസിക്കുകയും,

അഡോള്‍ഫ് ഹിറ്റ്ലര്‍ ആയിരുന്നു. അദ്ദേഹം ഈ ഇത്തരം വിശ്വാസങ്ങളെ ഗൗ~ഗൗരവമായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നോസ്റ്റര്‍ ഡാേമസിന്റെ പ്രവചനങ്ങള്‍ എന്ന് പറഞ്ഞോണ്ടൊരു സാധനം ഒണ്ട്. അതെ കുറിച്ച് നമ്മള് വേറൊരു meeting ല്‍ ചര്‍ച്ച ചെയ്യുന്നുണ്ട്. ഈ പ്രവചനങ്ങള്‍ക്കകത്ത് ഹിസ്റ്റര്‍ എന്ന് പറയുന്ന ഹിസ്റ്റര്‍ യൂറോപ്പിനെ യോജിപ്പിക്കും എന്ന് പറയുന്നൊരു ഒരു ഭാഗമുണ്ട്. ഹിസ്റ്റര്‍ എന്ന് പറയുന്നത് ഒരു നദിയിലെ ഒരു പാലമാണ് ഉണ്ടാവുന്നെ. അത് ഈ ഡാന്യൂബ് നദിയില്‍ ഒരു പാലം ആണ് ഹിസ്റ്റര്‍ ആ ഭാഗത്തുണ്ടാകുന്നത്. അപ്പോ ഹിസ്റ്ററിന്റെ ഹിസ്റ്റര്‍ പാലം യൂറോപ്പിനെ യോജിപ്പിക്കും എന്നര്‍ത്ഥത്തില്‍ പറയുന്ന സംഗതി ഹിസ്റ്റര്‍ എന്ന് പറയുന്നത് ഹിറ്റ്‌ലര്‍ തന്നെയാണ്. ഹിറ്റ്‌ലര്‍ യൂറോപ്പിനെ യോജിപ്പിക്കും എന്നര്‍ത്ഥത്തില്‍ വലിയ പ്രചാരം കൊടുത്ത് ജനങ്ങളുടെ ഇത്തരം വിശ്വാസങ്ങളെ അഹ് ഇ ഉപയോഗിച്ച് കൊണ്ട് influence ഉണ്ടാക്കാന്‍ ഹിറ്റ്‌ലര്‍ ശ്രമിച്ചിട്ടുണ്ട്. എന്നാല്‍ ഹിറ്റ്‌ലറ് ജ്യോത്സ്യന്മാരെ വിശ്വസിക്കുകയാണോ, അതോ ഈ വിശ്വാസം ആള്‍ക്കാരുടെ ഇടയില്‍ ഉള്ളത് പ്രചര ഉപ~ യോഗിക്കാൻ തീരുമാനിക്കുകയാണോ ചെയ്തത് എന്നത് പലപ്പോഴും തര്‍ക്കവിഷയമായ സംഗതിയാണ്. ഗീബല്‍സ് അദ്ദേഹത്തിന്റെ പ്രചരണ വിഭാഗത്തിന്റെ charge വഹിച്ചിരുന്ന ഗീബല്‍സ് അഹ് വളരെ വിദഗ്ദ്ധമായി ഈ പ്രവചനങ്ങള്‍ ഹിറ്റ്ലര്‍ക്ക് അനുകൂലമാണ്

ആഹ് ഇവര് കീഴ്പ്പെടുത്തിയ എല്ലാ പ്രദേശങ്ങളിലും അന്നുണ്ടായിരുന്ന ഈ ഈ ജ്യോത്സ്യവിശ്വാസത്തെ ഉപയോഗിക്കാന്‍ വേണ്ടി ഈ ഹിറ്റ്ലറുടെ അനുകൂലമായിട്ടുള്ള പ്രവചനങ്ങള്‍ കൃതൃമമായി ജ്യോത്സ്യന്മാരെ ഒക്കെ ഉണ്ടാക്കിച്ച് പ്രചരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇത് നമുക്കും പരിചയമുള്ളതാണ് അല്ലേ? ഇന്ത്യയിലൊക്കെ തന്നെ പലപ്പോഴും തെരഞ്ഞടുപ്പ് നടക്കുമ്പോള്‍ ഇപ്പം നമ്മക്ക് പ്രവചിക്കാം അല്ല മുമ്പ് പ്രവ~പ്രവചനങ്ങള്‍ നടന്നിരുന്ന കാലത്ത് ഏഹ് നല്ല ജ്യോത്സ്യമാര്‍ക്ക് കാശ് കൊടുത്താല്‍ അവര് ജനങ്ങളുടെ അഭിപ്രായങ്ങളെ സ്വാധിനിക്കാവുന്ന മട്ടില്ലുള്ള പ്രവചനങ്ങള്‍ നടത്തിക്കളയും. അപ്പോ അത്തരം പ്രവചനങ്ങളൊക്കെ പലപ്പോഴും യുക്തിവാദികള്‍ challenge ചെയ്യുകയും, തോല്‍പ്പിക്കുകയൊക്കെയും ചെയ്തിട്ടുണ്ട്. എതായാലും ഈ ഹിറ്റ്‌ലര്‍ വ്യക്തിപരമായി എന്നാല്‍ ഈ ജ്യോത്സ്യത്തില്‍ വിശ്വസിക്കുകയും, അദ്ദേഹത്തിന്റെ ഒരു set of ജ്യോത്സ്യന്മാരെ consult ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പല നീക്കങ്ങളും അങ്ങനെയാണ് നടക്കുന്നത്. അദ്ദേഹത്ത ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റുകയില്ലെന്നും, അദ്ദേഹം ലോകം മുഴുവന്‍ കീഴ്പ്പെടുത്തുമെന്ന് അദ്ദേഹം വിശ്വസിച്ചത് ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങളെയും കൂടി ആധാരമാക്കിയിട്ടാണ്. അതാണ്‌ അദ്ദേഹത്തിന് അത്ര വല്യ ധൈര്യം കിട്ടിയത്. ആ ധൈര്യം അദ്ദേഹത്തിന്റെ ഉദാഹരണത്തിന് uranus ഉം, നെ~ neptune ഉം തമ്മില്‍ ഒരു alliance നടക്കുന്ന ഒരു സമയത്ത് ഒരു വളരെ അപകടകരമായ ഒരു സാധ്യത ഉണ്ടെന്ന് പറയുന്നു. അദ്ദേഹം ചെല മേഖലകളില്‍ നിന്ന് പിന്മാറുന്നു. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പാട് സംഗതികള്‍ ഹിറ്റ്‌ലറുടെ ഈ ജ്യോത്സ്യ വിശ്വാസത്തിന്റെ ഫലമായിട്ട്‌ അഹ് നമുക്ക് കാണാന്‍ പറ്റും. അത് പക്ഷേ ആ യുദ്ധത്തില്‍ അവസാനം ഹിറ്റ്ലറുടെ സമ്പൂര്‍ണ്ണ പരാജയം ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണം അദ്ദേഹത്തിന്റെ ജ്യോത്സ്യത്തിലുള്ള അമിതമായ വിശ്വാസമാണ് എന്ന് തന്നെ പറയാം. ആഹ് ഇനി സമീപകാല രാഷ്ട്രീയത്തില്‍ ജ്യോത്സ്യത്തില്‍ വളരെയധികം വിശ്വസിക്കുകയും, അതനുസരിച്ച് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരാളാണ് റൊണാള്‍ഡ്‌ റീഗനും, അദ്ദേഹത്തിന്റെ പത്നി നാന്‍സി റീഗനും. അവര് രണ്ടുപേരും ജ്യോത്സ്യത്തില്‍ വിശ്വസിച്ചിരുന്നു എന്ന് മാത്രമല്ല, പല കാര്യങ്ങളും ജ്യോത്സ്യന്മാര്‍ അവര്‍ക്ക് അവര് പറയുന്നത്. ന്റെ പിന്നെ influence വഴിയാണ് അവര് പല കാര്യങ്ങളും, പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുത്തിരുന്നത്. അവരുടെ എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തില്‍ ചില ഭീ~ഭീഷണികൾ ഉണ്ടെന്നൊക്കെ അമേരിക്കയെ പോലത്തെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രം പലപ്പോഴും പ്രഖ്യാപിച്ചിരുന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്‍ സര്‍വ്വാധികാരിയായ ഒരു excecutive president ആണ് അവര്‍ക്കുള്ളത്. ഈ president ന് ജ്യോത്സ്യന്മാര്‍ നല്‍കുന്ന ഉപദേശങ്ങളായിരുന്നു പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ സ്വാധിനിച്ചിരുന്നത് എന്ന് ഇന്ന് നമുക്ക് അറിയാം. കാരണം, അത്രയധികം വല്യ വിശ്വാസമാണ് റീ~റീഗന് astrology യില്‍ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അര്‍ജന്‍റീനയുടെ പ്രസിഡണ്ടായിരുന്ന ഇസബെല്ല ഫെറോണ്‍ വളരെ അസാധാരണമായ ചെലപ്പോ വല്യ തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു. അത്തരം തീരുമാനങ്ങളിലേക്ക് അവരെ നയിച്ചത് പലപ്പോഴും ഈ ജ്യോത്സ്യന്മാരുടെ ഉപദേശങ്ങളായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോ അവര് തന്നെ ചെല ആള്‍ക്കാരെ അവര് ദുര്‍മന്ത്രവാദിനികളായിട്ട് പ്രഖ്യാപിച്ചു. ഇപ്പോ ഒരു ഉദാഹരണത്തിന് അവരുടെ തന്നെ social welfare മ~മന്ത്രിയായിരുന്ന നോപ്പല്‍ റീഗാന്‍ ഒരു ഒരു ദുര്‍മന്ത്രവാദിനിയാണ്. അവര് ഇവർക്കെതിരായിട്ട് ഗൂഡാലോചന നടത്തുന്നുന്ന് പറയുന്ന വല്യ ആക്ഷേപമുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായിട്ട് എടുക്കുന്ന തലത്തില്‍ ആധുനിക കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില്‍ ഭരണത്ത് വന്ന ആളാണ് ഈ ഇസബെല്ല. ക്ലിയോപാട്ര ക്ലിയോപാട്ര ജ്യോത്സ്യത്തില്‍ വിശ്വസിച്ചിരുന്നു എന്നുള്ളതിന് അന്നത്തെ ഈജിപ്ഷ്യന്‍ ജ്യോത്സ്യത്തില്‍ അവര് വിശ്വസിച്ചിരുന്നു. അതനുസരിച്ച് പല കാര്യങ്ങളും ചെയ്തിരുന്നുവെന്നും ഒക്കെ വളരെ വ്യക്തമാണ്. ടോളമിയുടെ കാലത്താണ് ക്ലിയോപാട്ര ഒണ്ടായിരുന്നത് എന്നും കൂടി ഓര്‍ക്കണം. അപ്പോ അന്നത്തെ mathematicians പലരും astronomers ആയിരുന്നു. അന്നത്തെ astronomy യും, astrology യും ഇടകലര്‍ന്നാണ് പോകുന്നത്. അപ്പം അവരുടെ കണക്കു കൂട്ടലുകള്‍ നമ്മളീ പറഞ്ഞപോലെ ഈ അവര് കാണുന്ന heavenly bodies അതായത് നമ്മള് ഇവിടെ നിന്ന് കാണുന്ന ആകാശത്തിലെ വസ്തുക്കളെ പൊതുവേ പറയുന്നത് heavenly bodies എന്നാണ്. അപ്പോ അതിന്റെ ചലനങ്ങളനുസരിച്ചിട്ടാണ് ചാക്രീകമായിട്ടാണ് പഴയ കാര്യങ്ങള്‍ ഉണ്ടാകുന്നത് എന്നുള്ള അനുമാനത്തിന്റെ അടിസ്ഥാനത്തില്‍

ആ അങ്ങനെയൊരു സംഭവം ആദ്യമായിട്ട് തന്നെ establish ചെയ്യുന്നത് ഈ ടോളമിയുടെ ഒരു കാലത്താണ്. ടോളമിയുടെ ഒരു സംസ്കാരിക സ്വാധീനം അതിനകത്ത് വലിയ പങ്കു വഹിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്‌. പിന്നീട് നമ്മള് കാണുന്നത് ഇപ്പൊ ഹമ്മുറബി എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം astrology യുടെ ഗ്രീക്കില്‍ astrology കൊണ്ടുവന്നത് തന്നെ ഹമ്മുറബി ആണ് എന്ന് പറയുന്ന ഒരു വാദം ഉണ്ട്. ആയിരത്തി എഴുനൂറുകളില്‍ BC ആയിരത്തി എഴുനൂറുകളിലാണ് അദ്ദേഹം അരിസ്റ്റോട്ടിലിനും വളരെ മുമ്പാണ് ഹമ്മുറബി ഉണ്ടായിരുന്നത്. അരിസ്റ്റോട്ടിലിനൊക്കെ ഈ ആശയം കിട്ടുന്നത് ഹമ്മുറബിയുടെ പഴയ ലിഖിതങ്ങളില്‍ നിന്നാണ് എന്ന് പറയുന്ന വേറൊരു വ്യാഖ്യാനം ഉണ്ട്. ഞാനിതിങ്ങനെ ഓടിച്ചൊന്ന് പറഞ്ഞു പോവുകയാണ്. അങ്ങനെ പല പ്രമുഖരായ ആള്‍ക്കാരും ഈ പറയുന്ന തരത്തില്‍ അഹ് ഇതിന്റെ astrology യുടെ സ്വാധീനത്തില്‍ വിശ്വസിക്കുകയും അതനുസരിച്ച് പലപ്പോഴും രു ഒരു വളരെ ആലോചിച്ചു ചെയ്യേണ്ട analatical and ഒരു, ഒരു, ഒരു integrated approaoch ഓടു കൂടി analyse ചെയ്ത് എടുപ്പിക്കേണ്ട പല തീരുമാനങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടത്തുമ്പോള്‍ astrology യെ അവര് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ ഡിഗാള്‍ ചാള്‍സ് ഡിഗാള്‍, അതുപോലെ തന്നെ പിന്നെ ഫങ്കുലി മിത്ര തുടങ്ങിയ french നേതാക്കന്മാര് ഇവരൊക്കെ തന്നെ astrology ഈ ചെല തരത്തിലൊക്കെ വിശ്വസിച്ചിരുന്നു എന്നും, അതനുസരിച്ചുള്ള തെറ്റായ നിഗമനങ്ങള്‍ ലഭിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പഠനങ്ങള്‍ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ astrology യെ ഉപയോഗിക്കാനും, ദുരുപയോഗപ്പെടുത്താനും ഭരണാധികാരികള്‍ അതില്‍ വിശ്വസിച്ചു കഴിഞ്ഞാല്‍ വളരെ എളുപ്പമാണ്. ഇന്ദിരാഗാന്ധി for example ഇന്ദിരാഗാന്ധി ആദ്യം അവര് ഭരണത്തില്‍ വരുന്ന ആദ്യകാലത്ത് അവര് ഇത്തരം കാര്യങ്ങൾ ഒന്നും വിശ്വസിച്ചിരുന്നില്ല എന്ന് ഏതാണ്ട് വ്യക്തമാണ്. പിന്നീടുള്ള അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അധികാരത്തിന്റെ മുന്നിലായിട്ട് ഒരു challenge വരുന്ന ഒരു സമയത്ത് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പായിട്ടുള്ള സമയത്ത് അവരുടെ അധികാരത്തിനെതിരായിട്ട് challenge വരുന്ന സമയത്ത് അവര്‍ക്ക് ഇത്തരം കാര്യങ്ങളില്‍ വിശ്വാസം വളരെ കൂടുന്നതായിട്ട് കാണാം. പോലെ അവരുടെ അടുത്ത ഒരു സുഹൃത്തുക്കള്‍ എഴുതിയിട്ടുള്ള ജീവചരിത്രങ്ങളൊക്കെ ലഭ്യമാണ്. അതിനകത്ത് ഒക്കെ പറയുന്നത് ദോ, ആരൊക്കെയോ ഇവര്‍ക്ക് എതിരായിട്ട് ദുര്‍മന്ത്രവാദം ചെയ്യുന്നു. നിമിത്തങ്ങള്‍ കാണുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു, ഇത്തരം ഭീതിയിലാണവര് ജീവിച്ചിരുന്നത്, അവര്‍ക്ക് ഒരു പാട് ഈ astrologers നെയും, താന്ത്രികന്മാരെയുമൊക്കെ അവര് വിളിച്ചിരുന്നു. സ്വാമി സദാചാരി, കീഴേന്ദ്ര ബ്രഹ്മചാരി തുടങ്ങിയവരൊക്കെ തന്നെ ഇവര്‍ക്ക് വേണ്ടി വല്യ മാന്ത്രിക ക്രിയകളൊക്കെ നടത്തിയിരുന്നു എന്നൊക്കെ പ~പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതില്‍ വലിയ വിശ്വാസമായിരുന്നു അവര്‍ക്കൊണ്ടായിട്ടുള്ളത്. അടിയന്തരാവസ്ഥ അഹ് lift ചെയ്ത് തെരഞ്ഞെടുപ്പ് നടത്താന്‍ അവരെ ആരാണ് യഥാര്‍ത്ഥത്തില്‍ advice ചെയ്തത് ആ സമയത്ത്. അതൊരു ഇന്ദിരാഗാന്ധിയുടെ വശത്ത് നിന്ന് നോക്കി കഴിഞ്ഞാല്‍ wrong timing അത് intelligence സേന അവര്‍ക്ക് തെറ്റായ information കൊടുത്തതാണ് ഇപ്പോ തെരഞ്ഞെടുപ്പ് നടത്തിയാല്‍ വിജയിക്കും എന്നൊരു തെറ്റായ information കൊടുത്തതാണ് എന്ന് പറഞ്ഞൊരു വ്യാഖ്യാനം ഉണ്ട്. പക്ഷേ അതിന് evidence ഒന്നുമില്ല. എന്നാല്‍

അപ്പോ ജ്യോത്സ്യന്മാരെ കൊണ്ട് ചെലര് പറയിപ്പിക്കുകയായിരുന്നു. ഇവരുടെ വിശ്വാസം മൊതലെടുത്ത് ഇങ്ങനെ രണ്ട് version ഉണ്ട്. ഏതായാലും അത് predict ചെയ്ത ജ്യോത്സ്യന്മാര്‍ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പം ഞാ~ഞാന്‍ മുമ്പ് പറഞ്ഞില്ലേ അല~അലക്സാണ്ടര്‍ the great ആണ് ഇത് ലോകമൊട്ടാകെ greek സംസ്കൃതിയുടെ പ്രചാരത്തിന്റെ ഭാഗമായിട്ട് ഇത് പ്രചരിപ്പിച്ച ആള്. ഇനി ഈ ഈ പറയുന്ന തരത്തിലുള്ള ജോത്സ്യവിശ്വാസം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് നമ്മള് address ചെയ്യേണ്ടത്? ഞാൻ ജോത്സ്യം ശരിയോ തെറ്റോ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു basic level argument ലേക്കോ, ചർച്ചയിലേക്കോ പോകുന്നില്ല. അത്തരം ഒരു ത~തരത്തിലുള്ള ചർച്ച ആവശ്യപ്പെടുന്ന ഒരു audience അല്ല ഇത് കേൾക്കുന്നത് എന്ന് എനിക്ക് ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ് അതിലേക്ക് പോവാത്തത്. കാരണം ജ്യോത്സ്യം ശരിയോ തെറ്റോ എന്നുള്ള ചർച്ച ഒരു ബാലപാഠത്തിന്റെ level ലുള്ള സംഗതിയാണ്. പക്ഷേ എങ്ങനെയാണ് ഈ ജോത്സ്യത്തിന്റെ influence നമ്മുടെ രാഷ്ട്രീയ പ്രക്രിയയെ സ്വാധീനിക്കുന്നത് എന്നതിലേക്ക് വിരൽ ചൂണ്ടാനാണ് ഞാൻ ഈ സംഭാഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ജ്യോത്സ്യത്തെ നമ്മള് address ചെയ്യേണ്ടത് എങ്ങനെയാണ്. അത് ആഹ് ഞാൻ എന്റെ ചില വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നുള്ള ഒരു ഒരു രീതി ഞാൻ പറയാം. രണ്ടുതരത്തിൽ address ചെയ്യാം. ഒന്ന് നമ്മൾ അതിനെ ഒരു issue base ടായിട്ട് അതിനെ നമ്മുക്ക് question ചെയ്യാം പറ്റും. നമ്മള് ഒരു ഒരു ജോത്സ്യ പ്രവചനം തെറ്റാണെന്ന് വസ്തുതകൾ നിരത്തി വച്ചുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റും. അപ്പോ അത് ചെയ്തവരിൽ ഒരാള് എബ്രഹാം കോവൂരാണ്. കോവൂര് ചെയ്തത് എന്താണ്? അന്ന് ഇപ്പോഴും ഉണ്ട്. Astrological magazine എന്നു പറഞ്ഞിട്ട് GV രാമൻ എന്നു പറഞ്ഞ ഒരാള് നടത്തുന്ന ഒരു magazine ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രചാരമുള്ള Astrological magazine സില്‍ ഒന്നാണത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം നി~നിരന്തരമായിട്ട് രാഷ്ട്രീയ പ്രവചനങ്ങൾ നടത്തുമായിരുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അഞ്ചു കൊല്ലം കഴിഞ്ഞ് ആരാണ് ഭരണത്തില്‍ വരാന്‍ പോകുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പ്രവചിക്കും. ഇതിൽ വളരെ ഗൗരവമായി വിശ്വസിച്ചിരുന്ന ഒട്ടനേറെ രാ~രാഷ്ട്രീയനേതാക്കന്‍മാര് ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോ അന്ന് കോവൂര് ചെയ്തത് ഈ പ്രവചനങ്ങൾ ഒക്കെ അദ്ദേഹം രേഖപ്പെടുത്തി വയ്ക്കും. അത് ആരും പരിശോധിക്കുന്നില്ല. രണ്ടുകൊല്ലം കഴിഞ്ഞ്, മൂന്നുകൊല്ലം കഴിഞ്ഞ്, അഞ്ചുകൊല്ലം കഴിഞ്ഞ് ഇത് ഒത്തു വരുന്നുണ്ടോ എന്നുള്ളത്. ഈ GV രാ~രാമന്റെ പൊളിഞ്ഞ പ്രവചനങ്ങൾ എന്നു പറഞ്ഞിട്ട് ഇതെല്ലാം കൂടി വേഗപ്പെടുത്തിയിട്ട് കോവൂര് അന്ന് ലേഖനം തന്നെ തയ്യാറാക്കി. അന്ന് weekly യിലൊക്കെ അത് വരികയുണ്ടായി. അതാണ് BV രാമന്റെ prediction ഏ തകർത്തു കളഞ്ഞ ഒരു സംഭവം അതാണ്. അതെ തുടര്‍ന്നിട്ട് പല ആൾക്കാരും അത് ആവർത്തിച്ച് ചെയ്യാൻ തുടങ്ങി. എവിടെയൊക്കെ ഇത്തരം predictions വരുന്നോ അതിനെ ഒക്കെ തന്നെ challenge ചെയ്യാൻ തുടങ്ങുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ടായി. അപ്പോ ഇതിന് നമ്മള് anecdote ലായിട്ട് ഒരു anecdote ല്‍ എടുത്തിട്ട് ഒരു issue എടുത്തിട്ട് അതിനകത്ത് ഇവരുടെ പരാതിയെ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്ന ഒരു method ഉണ്ട്. രണ്ട് ഇത് എന്തുകൊണ്ട് ഇത് ഇത്തരം ഇത്തരം ഒരു predictions സാധ്യമാകില്ല എന്നു പറയുന്ന ഒരു ശാസ്ത്രജ്ഞാനം നൽകുക എന്ന് പറയുന്ന ഒരു ഒരു രീതിയുണ്ട്. ഇല്ലേ? സാധാരണ ഗതിയിൽ predictions വിശ്വസിക്കുന്ന mind set ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു scientific explanation ഉം കൊണ്ടും അവര് തൃപ്തരാവുകയില്ല. ഇപ്പോ physics ല്‍ Masters Degree ഉണ്ടായിരുന്ന TN ശേഷനെ പോലത്തെ ഒരാള് astrology യില്‍ ഗംഭീരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അദ്ദേഹം മാന്ത്രിക മോതിരത്തിലും ഒക്കെ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. സത്യസായിബാബയുടെ ദിവ്യാത്ഭുതത്തിലും വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അപ്പോ അത്തരം ആള്‍ക്കാരെ തിരുത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം അവര് അവരുടെ വളരെ കൃത്യമായി fix ചെയ്തിട്ടുള്ള ഒരു mind set ആണ് അതിലേക്ക് ഉറച്ച് . അവിടെ ന്യായവാദത്തെക്കാൾ കൂടുതൽ ആയിട്ട് ഈ ചില ഈ public convincing ഉപയോഗിക്കാവുന്ന ചെല methods അതിൽ ഒരു മാർഗമാണ് ഈ വലിയ astrological predictions നെ പരസ്യം ആയിട്ട് തള്ളിപ്പറയുകയോ, അതിനെ reject ചെയ്യുകയോ ചെയ്യുക അതിനെ ഈ വിശ്വാസത്തിന്റെ അടിത്തറ ഇളക്കുന്ന ചില shakings ഉണ്ടാക്കുക എന്നുള്ളത് ഈ കാര്യത്തിൽ ഏറ്റവും വലിയ success ഉണ്ടാക്കിയിട്ടുള്ള ഒരാളുടെ പേര് ജെയിംസ് റാന്‍ഡി എന്നാണ്. അദ്ദേഹം അടുത്ത കാലത്താണ് മരിച്ചു പോയത്. തൊണ്ണൂറ്റി രണ്ടാം തൊണ്ണൂറുകളാണ് അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നത്. ഒന്ന് രണ്ടു മൂന്ന് കൊല്ലം മുമ്പാണ് അദ്ദേഹം മരിച്ചുപോയത്. അമേരിക്കയിലാണ്. കാ~ canada ക്കാരനായിരുന്നു. അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു മനുഷ്യന്‍ ആയിരുന്നു magician ആയിരുന്നു. അദ്ദേഹം ഈ പറയുന്ന തരത്തിലുള്ള ദിവ്യ അത്ഭുതങ്ങൾ തുടങ്ങിയ സംഗതികൾക്കെതിരായിട്ട് ഒരുപക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വല്ല്യ പ്രചാരകരുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാൾ ആയിരുന്നു ജെയിംസ് റാൻഡി. ജെയിംസ് റാന്‍ഡി ചെയ്ത മാർഗം എന്താണ്? അദ്ദേഹം ഈ ദിവ്യ അത്ഭുതങ്ങളെ അനാവരണം ചെയ്യുന്ന പരിപാടികൾ നിരന്തരം ആയിട്ട് നടത്തി. അമേരിക്കയിലെ ഒരു വലിയ ശതമാനം ആൾക്കാരെ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവന്നത് ജെയിംസ് റാന്‍ഡിയുടെ ഈ പറയുന്ന exportion methods ആണ്. കോവൂര് അദ്ദേഹത്തിന്റെ meeting കളിലൊക്കെ ആവർത്തിച്ച പരിപാടി ജെയിംസ് റാന്‍ഡിയുടെ പരിപാടിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ്. അത് കോവൂര് തന്നെ പറഞ്ഞിട്ടും ഉണ്ട് എഴുതിയിട്ടും ഉണ്ട്. ജെയിംസ് റാന്‍ഡി ഹും വളരെ ദീര്‍ഘ കാലം ജീവിച്ചിരുന്നു . അദ്ദേഹം ഒരു magician യിരുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് magic ഒക്കെ ഉപേക്ഷിച്ച് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ magicians ല്‍ ഒരാളായിരുന്നു. അന്നീ പഠിച്ച വിദ്യകൾ കൊണ്ടൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ വെളിയിലേക്ക് കൊണ്ട് വരാന്‍ പറ്റി. astrology ക്ക് എതിരായിട്ടും, ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് എതിരായിട്ടും അദ്ദേഹം നടത്തിയ ഒരു വെല്ലുവിളി ഒരു million dollar ഇത് അദ്ദേഹം ഒരു ഒരു test നടത്താൻ തയ്യാറാണ്. ആ test നടത്തിയാൽ ആ test നകത്ത് ഒരാള് വിജയിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു million dollar കൊടുക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിന് ഒരു million dollar bank ലിട്ടിട്ട് അത് ആയിരത്തി തൊള്ളായിരത്തിഅറുപതിലോ മറ്റോ ഇട്ടു. ഇല്ലേ? അതിനെ തുടർന്നിട്ട് കോവൂര് ഒരു ലക്ഷം രൂപയുടെ വെല്ലുവിളി കോവൂര് ഇന്ത്യയിലും നടത്തി. ഇല്ലേ? ആ method ലാണ് അത് പോകുന്നത്. അദ്ദേഹം മരിക്കുന്നത് വരെ ഈ പറയുന്ന വെല്ലുവിളി നിലവിൽ ഉണ്ടായിരുന്നു. അതിനൊരു International committee ഉണ്ടായിരുന്നു ജെയിംസ് റാൻഡി എഡ്യൂക്കേഷണൽ ഫൌണ്ടേഷൻ എന്ന് പറയുന്നൊരു സംഘടനയായിരുന്നു. തെക്കൻ ഏഷ്യയിലെ അതിന്റെ charge ഉള്ള ആള് ഞാനായിരുന്നു. അപ്പോ അത് കൊണ്ട് തന്നെ അവിടെ എവിടെയെങ്കിലും ഇത്തരം കാര്യങ്ങള്‍ ആൾക്കാര് വന്ന് ഈ അവകാശവാദങ്ങള്‍ ഉന്നയിച്ചാൽ ആദ്യ പരീക്ഷണം നടത്തേണ്ടത് ഞാൻ ഉൾപ്പെടുന്ന ഒരു സംഘം ആണ്. അതിനുശേഷം ആണ് final test ന് ഇവര് എത്തിച്ചേരുക. രണ്ടായിരത്തി പതിമൂന്നില്‍ ലാസ് വേഗാസില്‍ വെച്ച് അമേരിക്കയിലെ ലാസ് വേഗാസില്‍ വെച്ച് അന്ന് ജെയിംസ് റാൻഡിയുടെ വലിയൊരു സമ്മേളനം നടക്കുമ്പോൾ ഇതുപോലെ ഈ പരീക്ഷണം ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഒരാൾ അവിടെ എത്തി. ഞാനാ meeting ല് ഒരു പ്രസംഗകനായിരുന്നു. അപ്പോ അന്ന് ഇയാള് അവിടെ എത്തി പരീക്ഷണം അവിടെ public ആയിട്ട് test നടത്തി

ഈ ദിവ്യാത്ഭുതങ്ങൾ claim ചെയ്യുന്ന ആൾക്കാര് ജോത്സ്യ പ്രവചനങ്ങളൊക്കെ claim ചെയ്യുന്ന ആൾക്കാര് expose ചെയ്യുന്ന ഈ പ്രക്രിയ ഒരു നല്ല മാർഗ്ഗമാണോ? അല്ല എന്ന് പറയുന്ന കേരളത്തിലെ ഒക്കെ ചില യുക്തിവാദികൾ ഉണ്ട്. അപ്പോ അവർക്ക് കാര്യങ്ങൾ അറിയില്ലാഞ്ഞിട്ടാണ് പറയുന്നത്. അവരിത് കണ്ടിട്ടില്ല ഇത്തരം കാര്യങ്ങളുടെ ഒക്കെ impact ഒന്നും അവര്‍ക്ക് പഠിക്കാന്‍ അവസരം കിട്ടിയില്ലാത്തത് കൊണ്ടാണ് അവര് അങ്ങനെയൊക്കെ പറയുന്നത്. ഈ ഒരാള് അടുത്ത കാലത്ത് പറഞ്ഞത് ഞാന്‍ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ദിവ്യാത്ഭുതം അനാ~അനാവരണം പോലുള്ള തമാശകളൊക്കെ നടത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. അത് ആള്‍ക്കാര് കാണും ഒരു ദിവ്യാത്ഭുതം തെറ്റാണെന്ന് അവര്‍ക്ക് ബോധ്യമാകും. അത് കഴിഞ്ഞിട്ട് അവര് വേറെ ഒരു ദിവ്യാത്ഭുതത്തിന്‍റെ പുറകെ പോവും. അതുകൊണ്ട് അങ്ങനെയൊക്കെ കാണിച്ച കാര്യങ്ങള്‍ ഒക്കെ യുക്തിവാദികൾ ചെയ്ത് മുഴുവനും മഹാ അബദ്ധമായിരുന്നു.

നോക്ക് അവര് തുടര്‍ന്ന് ചിന്തിക്കാന്‍ ആരംഭിക്കയാണ്. ഒട്ടേറെ ആള്‍ക്കാര് ഒരു പക്ഷേ പതിനായിരക്കണക്കിന് ആള്‍ക്കാര് ഇന്ത്യയിലുടനീളം അന്ധവിശ്വാസങ്ങള്‍ക്ക് വെളിയില്‍ വന്നത് ഇത്തരം ദിവ്യാത്ഭുത വിശദീകരണ പരിപാടികളുടെ ഫലമായിട്ടാണ്. അതിന് ഫലം ഇല്ല എന്ന് ഒരാള് പറയുന്നത് അതേക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ട് മാത്രമാണ്. എങ്ങനെയാണ് ആൾക്കാര് ഇതില്‍ നിന്നും വെളിയിൽ വന്നത് പഠിക്കാൻ അവസരം കിട്ടാത്ത ആൾക്കാരാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോ അതൊരു ഒരു മാർഗ്ഗമാണ്. ഈ പറയുന്ന ഓരോ claims ഉം replicate ചെയ്ത്

effective ആയിട്ടുള്ള ഒരു മാര്‍ഗ്ഗം തന്നെയാണ്. അത്ഭുതമാണെന്ന് കരുതുന്ന സംഗതികള്‍ നമ്മള് അത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസിലാക്കാത്ത ആള്‍ക്കാരുടെ മുമ്പില്‍ നമ്മളത് ചെയ്തു കാണിക്കുക. പിന്നീട് അതിന് ശാസ്ത്രീയമായ വിശദീകരണം നല്‍കുക. പലര്‍ക്കും ഓര്‍മ്മയുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തില് ഏതാണ്ട് പതിനെട്ട് മാസം നീണ്ടു നില്‍ക്കുന്ന ഒരു വലിയ യാത്ര അന്ന് എന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ചെറുപ്പക്കാര് നടത്തുകയുണ്ടായി. കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് ഡൽഹിയിൽ അവസാനിക്കുന്ന ഒരു യാത്ര. ആ യാത്ര ഒരു പഴയ van നകത്ത് ഞങ്ങള് കുറെ പേര് പോകുന്നു. ഒട്ടേറെ സ്ഥലങ്ങൾ ഓരോ ദിവസവും പത്തും മുപ്പതും സ്ഥലങ്ങളില്‍ meeting നടത്തി പതിനെട്ട് മാസം കൊണ്ടാണ് ഞങ്ങന്ന് ഡൽഹിയിൽ എത്തിച്ചേരുന്നത്. ഈ യാത്രയിലുടനീളം ഉത്തരേന്ത്യയിൽ ഒക്കെ ഉള്ള പഴയ സ്ഥലങ്ങളിൽ ഞങ്ങള് ചെല്ലുമ്പോൾ ആ സ്ഥലത്തെ പ്രാദേശിക അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് ചോദിച്ച് അത് നമ്മള് explain ചെയ്യും. അതിനെ replicate ചെയ്ത് കാണിക്കാൻ പറ്റുന്നതാണെങ്കില്‍ replicate ചെയ്തു കാണിക്കും. ഇപ്പോ മൂക്കിൽ തീ ഉണ്ടാക്കാൻ പറ്റുന്ന സിദ്ധന്മാരെ കുറിച്ച് പറയുമ്പോൾ അത് ചെയ്തു കാണിക്കും.

അത്തരം ഒരു trick കാണിച്ചുകൊണ്ട് സ്വാമി സദാചാരി എന്നു പറയുന്ന ഒരാള് convince ചെയ്യുക മാത്രമല്ല, അവരുടെ ഒരു ഒരു രാഷ്ട്രീയ ഉപദേശകനായി പോലും മാറാനായിട്ട് ഈ സദാചാരിക്ക് കഴിഞ്ഞു. അത് നമ്മള് പൊളിച്ചു കാണിച്ചത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എണ്‍പത്തി നാലില്‍ ഏതാണ്ട് മരിക്കുന്നതിനു മുമ്പുള്ള ഒരു സമയത്ത് ഈ പറയുന്ന claims വരികയും, സ്വാമി സദാചാരി വളരെ ശക്തനായി വരികയും ഒക്കെ ചെയ്യുന്ന സമയത്ത് സദാചാരി പലയിടത്തും meeting നടത്തുന്നു അദ്ദേഹം ഈ അത്ഭുതം കാണിക്കയാ. അദ്ദേഹം ഒരു അഗ്നികുണ്ഡം ഉണ്ടാക്കുന്നു അതിൽ ഒരു ഹോമകുണ്ഡം ഉണ്ടാക്കുന്നു. അതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നു കുറെ ആൾക്കാര് നെയ്യ് ഒഴിക്കുന്നു. അതിൽ നിന്ന് തീ തന്നത്താന്‍ വരുന്നു. ഇതാണ് അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ കാണിച്ചത്. ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന്റെ ഭക്തനായി തീർന്നത് ഇത് കണ്ടിട്ടാണ്. ഇത് ഡൽഹിയിലെ replicate എന്നിട്ട്

ഇത് രണ്ടും തമ്മില്‍ നടക്കുന്ന ഒരു ചെറിയ chemical action കൊണ്ടാണ് ഈ തീ ഉണ്ടാകുന്നത്. ഒരു minute മതി എന്ന് പറയുന്ന ആ ചെറിയ കാര്യം വിശദീകരിക്കാന്‍ പറ്റും നമുക്കത്. അതുപോലെതന്നെ അക്കാലത്ത് Illustrate weekly of india യിൽ ഈ അഗ്നിയിൽ കൂടി നടക്കുന്ന ആൾക്കാര് ഒരു വലിയ അത്ഭുതമാണ് ലേഖനം വന്നു. അപ്പോ അത് ഞാനതിനൊരു മറുപടി എഴുതി അന്ന് Illustrate weekly യില്‍ തന്നെ. അപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾക്കിത് കാണിക്കാൻ പറ്റുമോ? എന്നാണ് ചോദ്യം. അന്ന് ഡൽഹിയിലെ press club ല്‍ എമ്പത്തി നാലിലാണോ, എമ്പത്തഞ്ചിലാണോ എന്നറിയില്ല. നമ്മുളൊരു വലിയ meetting വിളിച്ചു കൂട്ടി. International Press Conference ഉം വിളിച്ചുകൂട്ടി. അന്നൊരു വലിയ അഗ്നികുണ്ഡം ഉണ്ടാക്കി അന്ന് ഈ തീയിലൂടെ നടക്കാൻ വിദഗ്ദ്ധരായ നമ്മുടെ കയ്യിൽ കുറെ ആൾക്കാര് ഉണ്ട്. അല്ലേ? കേരളത്തിൽ അന്ന് നമ്മുടെ വളരെ അടുത്ത ഒരു സഹപ്രവർത്തകനായിരുന്ന ശ്രീനി പട്ടത്താനം. ശ്രീനി പട്ടത്താനത്തെ ഞാൻ ക്ഷണിച്ചു വരുത്തി. ആഹ് ആന്ധ്രയിൽ നിന്നും ചില സുഹൃത്തുക്കളെ ക്ഷണിച്ചുവരുത്തി. അപ്പം ഇവരെല്ലാം അതുമല്ല മഹാരാഷ്ട്രയിൽ നിന്നുള്ള രണ്ടു മൂന്നു പേരുണ്ടായിരുന്നു. ഇവരെല്ലാം അന്ന് press club ന്റെ മുറ്റത്തൊരു തീക്കുണ്ഡം ഉണ്ടാക്കിയിട്ട് അതിലെ കനലിന് മുകളിലൂടെ നടക്കുകയും, അത് ശാസ്ത്രീയമായി വിശദീകരിക്കുകയും ചെയ്തു. ഇപ്പം ഇവര് നടന്നു പോകുന്ന രീതിയില് ഞാനതൊരു press conference ല്‍ അത് വിശദീകരിക്കുകയും, എല്ലാ പത്രങ്ങളിലേം

അപ്പോ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഹിറ്റുവാഡ് പ്രസ്ഥാനത്തിന് വലിയ explosion ഉണ്ടായി എന്ന് മാത്രമല്ല, ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ ഒരു കൂരിരുട്ടിലേക്ക് വെളിച്ചം പായിക്കാൻ പോലും സഹായിച്ച ഒരു സംഗതിയാണ് ഉത്തരേന്ത്യയില്‍ ഹിറ്റുവാഡ് പ്രസ്ഥാനത്തിന് വേരോട്ടം കിട്ടുന്നത് ഈ പ്രധാനപ്പെട്ട പത്രസമ്മേളനം മുതലാണ്‌ എന്നെനിക്ക് കൃത്യമായി തന്നെ പറയാന്‍ പറ്റും. അതിന് ഒരു ആഞ്ചാറ് വര്‍ഷങ്ങള്‍ക്കു ശേഷം സ്വകാര്യ television channel കൾ വരുമ്പോള്‍ ഈ പറയുന്ന അന്നത്തെ പത്രപ്രതിധികളുടെ ഒക്കെ representatives ആണ് എന്നെ television channel കളിലേക്ക് വിളിക്കുന്നത്. ഏഷ്യ television മാധ്യമത്തില്‍ എനിക്ക് വ~ hello നമസ്ക്കാരം ഞാനിന്ന് പറയാൻ പോകുന്നത് Brazilian football താരമായ പെലെയെ പറ്റിയിട്ടാണ്. പെലെ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് October ഇരുപത്തിമൂന്ന് ആയിരത്തിത്തൊള്ളായിരത്തി നാല്പത് ഇരുപത്തി ഒമ്പത് december രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകം കണ്ട ഏറ്റവും മികച്ച football കളിക്കാരിൽ ഒരാളാണ് അക്രമണ football ന്റെ സൗന്ദര്യമാർന്ന ശൈലി ലോകത്തിന്റെ കാട്ടിക്കൊടുത്തത് അദ്ദേഹത്തെ കറുത്തമുത്ത് എന്നാണ് ലോകം വിളിക്കുന്നത് ത്തക്കത്തിലും ഇരുകാലുകൾ കൊണ്ടുമുള്ള shooting ലും അവസരങ്ങൾ goal ആക്കി മാറ്റുന്നതിലും പെലെ വലിയ മിക വു കൾ പ്രകടിപ്പിച്ചിരുന്നു ആയിരത്തിലേറെ goal കൾ സ്വന്തം പേരിൽ കുറിച്ച പെലെ മൂന്ന് തവണ ബ്രസീലിന് ലോക cup നേടിക്കൊടുത്തു പെലെ അഭിനയിച്ച സിനിമയാണ് ആയിരത്തിത്തൊള്ളായിരത്തി എമ്പതിഒന്നിൽ നിരവധി അഭിനയ വാണിജ്യ സംരംഭങ്ങളും നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ന്യൂയോർക്ക് cosmos ന്റെ ഓണർ ഓണറിൽ പി president ആയി അദ്ദേഹം തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് december ഇരുപത്തിഒൻമ്പതിന് അദ്ദേഹം അന്തരിച്ചു തന്റെ career ൽ ഉടനീളം game ൽ ശരാശരി goal കളിക്കളത്തിൽ എതിരാളികൾ ചലനങ്ങൾ മുൻകൂട്ടി അറിയുന്നതിനോടൊപ്പം രണ്ട് കാലുകളും പന്ത് അടിക്കുന്നതിന്റെ പെലെ മിടുക്കനായിരുന്നു പ്രധാനമായും ഒരു striker ആയിരിക്കുമ്പോൾ അയാ അയാൾക്ക് ആയത്തിൽ വീഴാനും ഒരു കളി നിർ നിർവഹിക്കുന്ന പങ്ക് വഹിക്കാനും കഴിയും ഇത് അദ്ദേഹത്തിൻറെ കാഴ്ചപ്പാടും കഴിവും നൽകുന്നു കൂടാതെ എതിരാളികളെ മറികടക്കാൻ അദ്ദേഹം തന്റെ ഡ്രിബ്ലിംഗ് കഴിവുകളും ഉപയോഗിക്കും ബ്രസീൽ ഫുട്ബോ football ലെ നേട്ടങ്ങൾ ദരിദ്രരുടെ സാമൂഹിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന നയങ്ങളും തുറന്ന പ്രസ്താവനകളും പിന്തുണകളും അദ്ദേഹം ഒരു ദേശീയ നായകനായി വാഴ്ത്തപ്പെടുന്നു ആയിരത്തിത്തൊള്ളായിരത്തി അയ്ബത്തിഎട്ട് ലോക cup ൽ അദ്ദേഹത്തിൻറെ ആദ്യ ആദ്യത്തെ കറുത്ത goal കായിക താരമായി മാറിയത് പ്രചോദനത്തിന്റെ ഉറവിടമായിരുന്നു തൻറെ career ൽ ഉടനീളം വിരമിക്കലിലും പെലെക്ക് ഈ മേഖലയിലെ പ്രകടനം record ഘട്ടങ്ങൾ കായിക രംഗത്തെ പാരമ്പര്യം എന്നിവയ്ക്ക് എന്നിവക്കായി നിരവധി വ്യക്തിഗത ഭീമ award കൾ ലഭിച്ചു ആയിരത്തിത്തൊള്ളായിരത്തി അയ്ബത്തിഎയിൽ july ഏഴിന് മറക്കാനയിൽ അർജൻറീന ക്കെതിരെ മത്സരത്തിൽ രണ്ടേ ഒന്നിന് തോറ്റതാണ് പെലെയുടെ ആദ്യ അന്താരാഷ്ട്ര മത്സരം ആ മത്സരത്തിൽ പതിനാറു വർഷം ഒമ്പത് മാസവും പ്രായമുള്ള ബ്രസീലിനായി അദ്ദേഹം തന്റെ ആദ്യ goal നേടി തന്റെ രാജ്യത്തിനായി ഏറ്റവും പ്രായം goal scorer ആയി അദ്ദേഹം തുടരുകയും ചെയ്തു ആയിരത്തിത്തൊള്ളായിരത്തി അയ്ബത്തി ഏട്ടിലെ ലോക cup

കാൽമുട്ടിനേറ്റ പരിക്ക് പെലെ seat ൽ എത്തി എത്തിയെങ്കിലും ചികിത്സ മുറിയിൽ നിന്ന് മടങ്ങിയപ്പോൾ സഹപ്രവർത്തകൻ ഒരുമിച്ച് നിൽക്കുകയും തിരഞ്ഞെടു തിരുവന ടുക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു ആയിരത്തിത്തൊള്ളായിരത്തി അയ്ബത്തി എട്ട് FIFA ലോക cup ന് ആദ്യ round ലെ മൂന്നാം മത്സരത്തിൽ soviet union എതിരെ ആയിരുന്നു ആദ്യത്തെ ആദ്യമേ ആ അദ്ദേഹത്തിൻറെ ആദ്യമത്സരം അവിടെ അദ്ദേഹം വാവയുടെ രണ്ടാം goal ന് assist നൽകി അക്കാലത്ത് ലോക cup ൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായിരുന്നു അദ്ദേഹം നേരെ semi final ൽ ബ്രസീല് half ബ്രസീല് half ചെയ്തു രണ്ടേ ഒന്ന് പ്രമുഖ അത്വിശേഷം പെലെ ഒരു ഒരു hat trick അങ്ങനെ ചെയ്യാൻ ലോക cup ചിത്രത്തിലേ ഏറ്റവും പ്രായം കുറഞ്ഞ പതുക്കെ ആയിരത്തിത്തൊള്ളായിരത്തി അയ്ബത്തിഎട്ട് ലോക cup final ൽ ബ്രസീൽ വിജയിച്ചതിനുശേഷം goal keeper ഗില്‍മാറിന്റെ തോളിൽ പതിനേഴ് വയസ്സുള്ള പെലെ കരയുന്നു ആയിരത്തിത്തൊള്ളായിരത്തി അയ്ബത്തി എട്ട് june ഇരുപത്തിഒൻമ്പതിന് പതിനേഴ് വർഷവും ഇരുനൂറ്റി നാല്പത്തൊമ്പത് ദിവസവും ലോക cup final മത്സരം കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി പെലെ മാറി തലസ്ഥാനമായ സ്റ്റോക്ക് ഹോമിൽ ബ്രസീൽ അഞ്ചേ രണ്ട്‌ സ്വീഡനെ തോൽപ്പിച്ചപ്പോൾ ആ final ൽ അദ്ദേഹം രണ്ട് goal കൾ നേടി പെലെ post ൽ തട്ടി തുടർന്ന് വാവേ രണ്ട് goal കൾ നേടി ബ്രസീലിന് lead നൽകി വലയുടെ മൂ മൂക്കുലയിലേക്ക് വോളിയം ചെയ്ത് മുമ്പ് ഒരു defender റിനും മുകളിലൂടെ flip ചെയ്ത അദ്ദേഹത്തിൻറെ ആദ്യ goal ലോക cup ന്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച goal ൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ടു പെലയുടെ രണ്ടാം ഗോളിന് സ്വീറ്റ് പാർലൻ അഭിപ്രായം വിടുന്നു ആ final ൽ പെലെ അഞ്ചാം goal നേടിയപ്പോൾ ഞാൻ സത്യസന്ധരായിരിക്കണം എനിക്ക് അഭിന അഭിനന്ദിക്കാൻ തോന്നി മത്സരം അവസാനിപ്പിച്ചപ്പോൾ പെലെ മൈതാനത്ത് കടന്നുപോയി പുനരുജീവിപ്പിച്ചു പിന്നീ ട് അദ്ദേഹം സുഖം പ്രാപിച്ചു സഹതാരങ്ങൾ അദ്ദേഹത്തെ അഭിനന്ദിപ്പിച്ചപ്പോൾ അഭിനന്ദിച്ചപ്പോൾ കരയാൻ വിജയം നിർബന്ധിതനായി നാല് മത്സരങ്ങളിൽ നിന്നും ആറ് goal കളോട് tournament പൂർത്തിയാക്കി record break just fun പിന്നിലത്താക്കിക്കൊണ്ട് tournament ലെ മികച്ച യുവതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടു ഉം ബാർമി റോണി എഴുതി അവനെ നയിക്കാനുള്ള കഴിവ് ഒന്നുമില്ലാതെ മീനാസ് നിന്നുള്ള ആൺകുട്ടി ആദ്യത്തെ കറുത്ത

ലോക cup ലാണ് പെലെ പത്താം number jersey ധരിക്കാൻ തുടങ്ങിയത് ഫലമായിരുന്നു സംഭവം ബ്രസീൽ federation ന് കളിക്കാരൻ മാരുടെ shirt number അനുവദിച്ചില്ല FIFA യാണ് number പത്തു തിരഞ്ഞെടുക്കേണ്ടത് ഈ അവസരങ്ങളിൽ പകരക്കാരൻ ആയിരുന്ന പെലെക്ക് shirt അമർത്തുക പെലെ ആയിരത്തിത്തൊള്ളായിരത്തി അമ്പത്തി എട്ട് ലോക cup ഏറ്റവും വലിയ അവതരണം വിളംബരം അവനും ഭൂതകാലം പിന്നിൽ മത്സരങ്ങളുടെ രണ്ടാമത്തെ മികച്ച താരം വെള്ളി ball ലഭിച്ചു തലശ്ശേരിയിലെ തെക്കേ american championship തെക്കേ American championship ലും പെലെ കളിച്ചു ആയിരത്തിത്തൊള്ളായിരത്തി അയ്മ്പത്തി ഒമ്പത് മത്സ മത്സരം അദ്ദേഹം ബ്രസീൽ tournament ന്റെ tournament ൽ പുറത്താകാതെ ഒരാളായി ഉണ്ടായിരിന്നു

ഒരു hat trick ഉം ഉൾപ്പെടെ ബ്രസീലിന്റെ ആറുമത്സരങ്ങളിൽ അഞ്ചും അഞ്ചിലും അദ്ദേഹം goal നേടി ആയിരത്തിത്തൊള്ളായിരത്തി അറുപത്തിരണ്ട്‍ ലോക cup

നേരിട്ട പെലെ എപ്പോഴാണ് ആയിരത്തിത്തൊള്ളായിരത്തി അറുപത്തിരണ്ട് ലോക cup തുടങ്ങി പെലെ ലോകത്തിലെ ഏറ്റവും നല്ല കളിക്കാരൻ ആയിരത്തിത്തൊള്ളായിരത്തി അറുപത്തിരണ്ട് ലോക cup ആദ്യ മത്സരത്തിൽ ചിലി നേരെ മെക്സിക്കോ പെലെ ആദ്യം goal സഹായത്തോടെ പിന്നീട് രണ്ടാമത്തെ ഒരു രണ്ടേ പൂജ്യം പോകുവാൻ നാല് സംരക്ഷിക്കാൻ കഴിഞ്ഞ ഒരു പ്രവർത്തന ത്തിന് ശേഷം score ചെക്കോസ്ലോവാക്കിയാ നെതിരെ ഒരു ദീർഘദൂര shot ന് ശ്രമിക്കുന്നതിനിടെ അടുത്ത game ൽ അദ്ദേഹം സ്വയം പരിക്കേറ്റു

ഐമോറെ മുറിയേറെ നിർബന്ധിപ്പിച്ചു ബാക്കിയുള്ള tournament ൽ മികച്ച പ്രകടനം നടത്തിയ ആയിരുന്നു പകരകാരൻ എന്നിട്ടും താനും എന്നിരുന്നാലും അത് പെലെക്ക് പകരമായിരുന്നില്ല തിരെ തിനുശേഷം ബ്രസീലിനെ അവരുടെ രണ്ടാം ലോക cup കിരീടത്തിലേക്ക് നയിച്ചു ആയിരത്തിത്തൊള്ളായിരത്തിഅറുപത്തിആറിലെ ലോക cup

ഗാരിന്റ ഗിൽമാർ ജെൾമാ തുടങ്ങിയ ചില ലോക champion മാരെ തുടങ്ങിയ താരങ്ങൾ കൂടി അണിനി മൂന്നു മത്സരങ്ങൾ മാത്രം കളിച്ച ബ്രസീൽ ആദ്യ പുറത്തായി പോർച്ചുഗീസ് പ്രതിരോധക്കാർക്ക് പരിക്കേറ്റ നിലയിലെ ക്രൂരമായ foul ഉകളുടെ പേരിൽ worldcup അടയാളപ്പെടുത്തി പെലെ ഒരു free kick ലൂടെ നിന്ന് ആദ്യ goal മൂന്നു തുടർച്ചയായ FIFA ലോക cup എന്നാൽ തന്റെ പരിക്ക് കാരണം ബിൽകരീ സം വ സ്ഥിരമായ foul ലെ foul ഫലമായ ആദ്യ cricketer അവൻ നേരെ രണ്ടാം game ഹംഗറി ആദ്യ മത്സരത്തിനു ശേഷം എല്ലാ team കളും അവൻറെ അവനെ അതേ രീതിയിൽ പരിപാലി ക്കും എന്ന് തോന്നിയതായി അദ്ദേഹത്തെ പരിശീലകൻ പ്രസ്താവിച്ചു ബ്രസീൽ ഇപ്പോഴും ഭേദമാകും എന്നും മുൻപത്തെ പൊരുതാതെ വേണ്ടി നേരെ കൊണ്ടുവന്നു അദ്ദേഹം ആ game പോലെയും നഷ്ടപ്പെട്ടു ആ game പെലെയും നഷ്ടപ്പെട്ടു പോർച്ചുഗൽ park ൽ ലിവർപൂൾ ലെ ലിവർപൂളിലെ Brazilian coach goalkeeper ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതിരോധവും മാറ്റി field ൽ അദ്ദേഹം ആദ്യം മത്സരത്തിന്റെ രൂപത്തിലേ രൂപീകരണത്തിലേക്ക് മടങ്ങി കളിക്കാരായിട്ട് പോർച്ചുഗൽ defender ധോനോ മൊറൈസ് പരിശീല പെലെയെ foul ചെയ്തു പക്ഷേ referee ജോർജ് അയച്ചില്ല ലോക cup ചരിത്രത്തിലെ ഏറ്റവും മോശം referee പിശകുകളിൽ ഒന്നായി ഹും കാലടി തലത്തിൽ കാണുന്ന ഒരു തീരുമാനം ആ സമയത്ത് പകരക്കാരൻ അനുവദിക്കാതിരിക്കുന്നതിനാൽ പെലെക്ക് കളിയുടെ ബാക്കി ഭാഗങ്ങൾ ബാക്കി ഭാഗങ്ങൾ തളർന്നു നിൽക്കേണ്ടി വന്നു ഈ കളിക്ക് ശേഷം അദ്ദേഹം ഒരിക്കലും ലോക cup ൽ കളിക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്തു പിന്നീട് തീരുമാനം മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തിഎഴുപ്പത്തിയേഴിലെ ലോക cup ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിന്റെ തുടക്കത്തിൽ പെലെ ദേശീയ ടീമിലേക്ക് വിളിക്കപ്പെട്ടു ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് ആറ് ലോക cup ആറു ലോക cup യോഗ്യത മത്സരങ്ങളിൽ അംഗീകാരം അംഗീകരിക്കുകയും ചെയ്തു ഒമ്പത് പേരെ ഭീകരർ തടവിലാക്കി german police കാർ സ്ഥലത്തെത്തി. അവരോടൊപ്പം ആദിമ reporter മാരും photographer മാരും Television സംഘവും ഉണ്ടായിരുന്നു. തത്സമയ പ്രക്ഷേപണങ്ങളിലൂടെ ചരിത്രത്തിലാദ്യമായി ലോകമെമ്പാടുമുള്ള television പ്രേക്ഷകർ olympics ഗ്രാമത്തിൽ അരങ്ങേറിയ ഭീതിജനകമായ ഭീകരാക്രമണം നേരിട്ട് കണ്ടു. കാവൽ സൈനികർ വിളിച്ചുണർത്തിയതിനാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഗോൾഡ മേയറും അതെല്ലാം നേരിൽ കണ്ടു. താനൊരു കെണിയിൽ ആണെന്ന് അവർക്കു തോന്നി. ആക്രമണം നടന്നിരിക്കുന്നത് ഒരു സൗഹൃദ രാജ്യത്താണ്. അതിനാൽ തടവിൽ പിടിക്കപ്പെട്ടവരെ മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്വവും അവരുടേത് തന്നെ. ആക്രമണം നടന്ന ജർമനിയിലെ ടെവേരിയോ സംസ്ഥാനത്തെ ഭരണാധികാരികൾ commando കളെ അയക്കാമെന്ന israel ഇന്റെ സഹായവാഗതങ്ങൾ നിരസിച്ചു. ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും ഭീകരർ തടവുകാരാക്കിയ സകലരെയും തങ്ങൾ മോചിപ്പിക്കുമെന്നും അക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും israel പ്രതിനിധികളെ അവർ അറിയിച്ചു. എങ്കിലും കൗശലക്കാരായ ഭീകര സംഘങ്ങളെ നേരിടാനുള്ള പരിചയ സമ്പത്തിന്റെ കുറവ് ജർമനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം നീണ്ടു നിന്ന സമകാരമായ കൂടിയാലോചനകൾക്ക് ശേഷം മ്യുയൂണിക്കിന് പുറത്തുള്ള ഫ്രുസ്റ്റൻ ബെൽഗ്രുക് വിമാനത്താവളത്തിലേക്ക് ഭീകരെയും തടവുകാരെയും നീക്കാൻ ധാരണയായി. അവിടനിന്നും വിമാനം കേറി ഭീകരർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പറക്കാം എന്നതായിരുന്നു കരാർ. ഭീകരരെ കുടുക്കാനായ് ദുർബലമായ ഒരു കെണി german police വിമാനത്താവളത്തിൽ ഒരുക്കിയിരുന്നു. വിമാനത്താവളത്തിന്റെ നടുവിൽ ആളൊഴിഞ്ഞ ഒരു lufthansa വിമാനം ഭീകരർക്കായി park ചെയ്തിരുന്നു.

തണുത്തു വിറങ്ങലിച്ച engine നോട് കൂടിയ ഒരു വിമാനം ഒരു കബളിപ്പിക്കലിന്റെ ഭാഗമാണെന്നും അത് പറക്കാനുദ്ദേശിച്ചുള്ളതല്ല എന്നും അയാൾ വേഗം തിരിച്ചറിഞ്ഞു. ഭീകരർ അതോടെ വെടിവെക്കാൻ ആരംഭിച്ചു. നാലുപാടും grenade ഉകളെറിഞ്ഞു. തുടർന്ന് ഭീകരരും police ഉമായി ഉണ്ടായ ഏറ്റുമുട്ടലിനിടയിൽ israeli തടവുകാരെല്ലാം വധിക്കപ്പെട്ടു. ഒരു german police കാരനും എട്ടു ഭീകരരിൽ അഞ്ചുപേരും കൊല്ലപ്പെട്ടു. മൂന്നുഭീകരർ പിടിക്കപ്പെട്ടെങ്കിലും അധികം വൈകാതെ ഒരു lufthansa വിമാനറാഞ്ചലിലൂടെ അവരെ മൂവരെയും മോചിപ്പിക്കാനും ഭീകരർക്കായി. mayor ഹമിദിന് പകരക്കാരനായി റംസത് അഥവാ മൊസാദ് തലവൻ പദവിലെത്തിയ general സവീർ സമീർ നിസ്സഹായനായി control room ഇൽ ഇരുന്ന് രക്‌തരൂക്ഷിതമായ ആ നാടകം കണ്ടു. പ്രധാനമന്ത്രി ഗോൾഡ മേയർ മ്യുയൂണിക്കിലേക്ക് അയച്ചതായിരുന്നു mayor റെ. പക്ഷെ ഒന്നിലും ഇടപെടാൻ അയാൾക് അനുവാദം ഉണ്ടായിരുന്നില്ല. സകലവും ശരിയാവുമെന്ന് ആഥിതേയർ പറഞ്ഞുകൊണ്ടിരുന്നു. മറിച്ചു സംഭവിക്കുന്നത് mayor കണ്ടുകൊണ്ടിരുന്നു. israeli athlete ഉകളുടെ കൂട്ടക്കൊലക്കാണ് mayor സാക്ഷിയായത്. ഒന്നു മാത്രം അയാൾക്ക് മനസിലായി, ഇസ്രായേലിന് പുതിയൊരു ശത്രു പിറന്നിരിക്കുന്നു.

തെരുവുകളിൽ ഭീകരർ യാതൊരു നിയന്ത്രണങ്ങളും കൂട്ടാക്കാതെ ആയുധങ്ങൾ പ്രദർശിപ്പിച്ചു കൊണ്ട് പ്രൌഡി ചുറ്റി. ഹുസൈൻ രാജാവിന്റെ അധികാരത്തെ അവർ വെല്ലുവിളിക്കുകയും തിരസ്കരിക്കുകയും ചെയ്തു. ക്രമേണ ജോർദാനിൽ അധികാരം അവരുടെ കൈപ്പിടിയിലായി. ഇതറിയാമായിരുന്നിട്ടും ഒന്നും ചെയ്യാൻ രാജാവ് തുനിഞ്ഞില്ല. ഒരു പട്ടാള ബാരക് സന്ദർശിക്കുന്നതിനിടെ ഒരു സായുടെ ടാങ്കിന്റെ antenna യുടെ മുകളിൽ ഒരു bra പറക്കുന്നത് ഹുസൈൻ രാജാവ് കണ്ടു. കോപിഷ്ഠനായ രാജാവ് എന്താണീ കാണുന്നതെന്ന് ചോദിച്ചു. പട്ടാളക്കാരിൽ ഒരാൾ പറഞ്ഞു ഇതിനർത്ഥം ഞങ്ങൾ സൈനികർ പെണ്ണുങ്ങളാണെന്നാണ്. പൊരുതാൻ രാജാവ് ഞങ്ങളെ അനുവദിക്കുന്നില്ലല്ലോ. അതോടെ ഹുസൈൻ രാജാവ് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു. മണ്ണിൽ തലപൂഴ്ത്തിവെച്ചു ഒന്നും കണ്ടില്ലകേട്ടില്ലായെന്ന് നടിക്കാൻ ഇനിയാവില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. വിരലുകൾക്കിടയിലൂടെ തന്റെ അധികാരം ഊർന്ന് പോകുന്നത് അദ്ദേഹം മനസ്സിലാക്കി. september പതിനേഴിന് ഭീകരരെ ഒതുക്കാൻ സർവ്വ അധികാരങ്ങളുമായി രാജാവ് സൈന്യത്തെ തുറന്നുവിട്ടു. ഭീകരരുടെ താവളങ്ങളെല്ലാം സൈന്യം ആക്രമിച്ചു. ഒരു കൂട്ടക്കൊലയായിരുന്നു അതിന്റെ ഫലം. ഭീകരർ തെരുവിൽ വേട്ടയാടപ്പെട്ടു. പിടിക്കപ്പെട്ടു. വിചാരണകൂടാതെ കൊല്ലപ്പെട്ടു. ഭീകരരിൽ ചിലർ അഭയാർത്ഥി camp ഉകളിൽ അഭയം തേടി. ജോർദാൻ സേന അഭയാർത്ഥി camp ഉകൾ bomb ചെയ്തു. ആയിരക്കണക്കിനാളുകൾ കൊല്ലപ്പെട്ടു. രക്ഷപ്പെടാൻ മറ്റൊരുമാർഗ്ഗമില്ലാതെ

അവശേഷിച്ചവർ സിറിയിലേക്കും ലെബനനിലെക്കും ഓടി രക്ഷപ്പെട്ടു. എത്രപേർ ആ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടുവെന്നതിന് ഇന്നും കൃത്യമായ കണക്കുകളില്ല. ആ കറുത്ത september ഇൽ കൊല്ലപ്പെട്ടവരുടെ ഏകദേശ എണ്ണം രണ്ടായിരത്തിനും ഏഴായിരത്തിനും ഇടയിലാണെന്ന് കണക്കാക്കപ്പെടുന്നു. പാലസ്‌തീനിലെ പ്രധാന ഭീകരസംഘടനയായ ഫാതയുടെ തലവനായ യാസർ അറാഫത് പ്രതികാരാഗ്നിയേറി. പകരംവീട്ടാനായി ഫാത്തക്കുള്ളിൽ മറ്റൊരു രഹസ്യ സംഘടനയ്ക്ക് അദ്ദേഹം രൂപംനൽകി. ഫാത്തയിലെ സാധാരണ പോരാളികൾക്ക് ഇതേകുറിച്ചു യാതൊരറിവും ഉണ്ടായിരുന്നില്ല. commander മാർ പോലും അജ്ഞാതമായിരുന്നു. അതായിരുന്നു black september യുദ്ധത്തിന്റെയോ ഒളിപ്പോരിന്റെയോ മാന്യമായ ചിട്ടാവട്ടങ്ങളൊന്നും ഇവർക്ക് ഭാതകമായില്ല. അന്തർദേശിയ സമൂഹത്തിന്റെ ആദരവും സഹതാപവും നേടാനായി യാസർ അറാഫത്

senior ഫാത്താ commander ആയ ഹസ്സൻ യുസുഫിന് black september ന്റെ തലവനായി നിയമിച്ചു. മതമൗലികവാദിയും യുവാവുമായിരുന്ന അലിഹസ്സൻ സലാമക്കായിരുന്നു പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം. black september ന്റെ ആദ്യ കാല action കൾ മുഖ്യമായും ജോർദാൻ ഭരണകൂടത്തെ ലക്ഷ്യമിട്ടുള്ളതിനായിരുന്നതിനാൽ അവയൊന്നും ഇസ്രായേലിനു തലവേദന സൃഷ്ടിച്ചില്ല. ജോർദാൻ ദേശീയ വിമാന company യുടെ റോമിലെ office ഉകൾ അവർ bomb ചയ്തു നശിപ്പിച്ചു. ജോർദാന്റെ ഒരു വിമാനം ലിബിയയിലേക്ക് തട്ടിക്കൊണ്ടുപോയി. ഹംഗറിയിലെ റോട്ടർഡാമിലെയും എണ്ണശേഖര കേന്ദ്രങ്ങൾ bomb ഉകളുപയോഗിച്ചു ആക്രമിച്ചു.